ഇവിടെ റോസ് നിറത്തിലുള്ള പൂക്കളാണ് കൂടുതലും കാണുന്നത്.

അവിടെയുള്ള സ്റ്റാഫ് അവരിക്ക് മരുന്ന് എടുത്തു കൊടുക്കുന്നുണ്ട്.

ഈ ചിത്രത്തിൽ ഒരു കമ്പ്യൂട്ടർ ഷോപ്പും മറ്റൊന്ന് കമ്പ്യൂട്ടർ ശരിയാക്കി കൊടുക്കുന്ന സ്ഥലവുമാണ് കാണുന്നത്.

ഈ ചിത്രത്തിൽ ഒരു ഓട്ടോറിക്ഷ കാണുന്നുണ്ട്.

ചിത്രത്തിൽ ഒരാൾ കടയെ നോക്കി നിൽക്കുന്നുണ്ട്.

മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നും വാഹനങ്ങൾ പാടില്ല എന്നും കാണുന്നുണ്ട്.

ഇക്കടയിൽ കുറച്ച് ക എ ആൾക്കാരെ കാണുന്നുണ്ട് പുറത്ത് രണ്ടു മൂ രണ്ടു വണ്ടികൾ നിർത്തിവച്ചിട്ടുണ്ട്.

ഈ ചിത്രം കണ്ടിട്ട് ഇത് ഒരു മര മില്ലാണെന്നു തോന്നുന്നു ഇവിടെ കുറെ മരക്കഷണങ്ങൾ വെച്ചിട്ട് കാണുന്നുണ്ട്.

ഈ കട കണ്ടിട്ട് കുട്ടികൾക്ക് ആവിശ്യമായ സാധനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളു എന്ന് തോന്നുന്നു.

കണ്ടിട്ട് ഇത് ഓരോ അപ്പാർട്ട്മെന്റ് ആണെന്ന് തോന്നുന്നു.

ഈ ചിത്രത്തിൽ ഒരു പെട്രോൾ പമ്പ് ആണ് കാണിക്കുന്നത്.

ഇതൊരു കാലി തൊഴുത്താണ് ഇവിടെ കുറെ കാളകളുണ്ട് ഇതൊരൂ--

ഇവിടെ ഏഹ് കസ്റ്റമേഴ്സ് ആരും കാണുന്നില്ല ഒരാള് മാത്രമേ ഉള്ളൂ.